അരുണ് എന്തൊക്കെയോ problem ഇണ്ടല്ലോ

അവൻകെന്തോ ഒരു അസുഖം ഇണ്ട് തോനുണു ആ എന്താന്ന് ഞമ്മക്ക് വീട്ടില് ഓൻ്റെ വീട്ടില് പറയാ ഞമ്മക്കെന്തായാലും അടിച്ച് പൊളിച്ച് പോയിവര ആ

പൂവല്ലെന്ന trip

group ൽ ഇരുപതാള add ചെയാലെ ആ ഞമ്മക്കൊരു ഇരുപതാൾ പോയിപോരാ ഇരുപതാൾ പോയിപോരാ bus ന് പൂവ രാവിലെ food ഉച്ചക്ക് foodnight food അവിടെ stay ചെയ എവിട്ക്ക പോണ്ടേ മൂന്നാറിന് മൂന്നാറെ എങ്ങനത്ത resort ആണ് cute resort ഓ അങ്ങനെ എന്തോ resort ഇണ്ട് ഒരാൾക്ക് എത്ര budget ആവൂ ഒരാൾക്ക് മൂന്നേ അഞ്ഞൂർ മൂന്നേ അഞ്ഞൂറിൽ പോയിവരൽ നടക്കുഓ ഓ

എൻ്റെ കയ്യിൽ നാലേ അഞ്ഞൂറ് ആ range ൽ ഇണ്ടാഉ ആ range ൽ budget ഇണ്ടാഉ അല്ലെ ആ എൻ്റെ കൈയിലുമുണ്ടാവും scene ഒന്നില്ലാ പ്രശ്നില്ല എല്ലാരെ കയ്യിലും ഇണ്ടാവും അതല്ലേ നല്ലത്

എല്ലാര്ക്കും ഒതുങ്ങുന്ന budget നാലായിരം രൂപ ആണോ അ ആ നാലായിരം ഉറുപ്പിയ്ക്ക് group ൽ ചർച്ച ചെയ fund ൻ്റെ കാര്യങ്ങളൊക്കെ ആ fund ൻ്റെ കാര്യങ്ങളൊക്കെ group ൽ ചർച്ച ചെയ്യ അല്ലെ

എന്തായാലും group set ആക്കൂലേ

group ന് എന്താ name ഇടാ

മൂന്നാർ trip with agency ആ എന്ന നമ്മുക്ക് പോവാ അല്ലെ

trip പോവാ രണ്ടാം പെരുന്നാൾക്ക് confirm ആയി date അന്ന് എത്രാകായിരം വര date അന്നൊരു ഇരുപത്തിയേഴു ഇരുപത്തിയേഴാ തോന്നുണു

ഞമ്മക്കെന്ന പൂവ set ആക്ക ചെറുക്കന്മാർ അടിച്ചുപൊളിക്ക പോയി വര നീ ready അല്ലെ

നീ ready ഞാൻ readyfriends ready ഞമ്മള് എല്ലാരും ready ആൺ നമ്മൾ പോയിവരുന്ന്

അൻ്റെ അഭിപ്രായമെന്താ പോയി വരുന്നേൻ ഒക്കെ ഉഷാറാക്കല്ലേ എന്നാ

ആ എന്ന ശരീട എനിക്ക് ഒരു call വെരുന്നുണ്ട് ആ okay okay hello നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു topiccorona virus ഇനെ കുറിച്ചാണ് corona virus വന്നതോടെ നമുക്കൊക്കെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായി കൊണ്ടിരുന്നത്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

ഒന്ന്പുറത്തെക്ക് ഇറങ്ങാൻപറ്റാത്ത ഒരു ഈ virus മൂലം പുറത്തിറങ്ങാനും പുറത്ത് ഇറങ്ങിയാൽ തന്നെ mask ധരിച്ചുകൊണ്ടായിരുന്നു നമ്മൾ പുറത്തിറങ്ങിയത് വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ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 പലവർക്കും ജോലികളും എല്ലാം നഷ്ടപ്പെട്ടു ജോലി ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു വളരെയധികം ബുദ്ദിമുട്ടുകയു അതുകൊണ്ട് വാഹനങ്ങൾ ഓടികുന്നവർ ഓടിക്കാൻ പറ്റാതെയും കടകൾ തുറക്കാൻ പറ്റാതെയും പലകാര്യങ്ങൾകൊണ്ട് ഞമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ഈ corona കാലത്ത് നമ്മളുടെ കുട്ടികൾക്കുതന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ അടച്ചിടുകയും അതുമൂലം ഞമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പല രീതിയിലും മുടക്കം വരികയും ചെയ്തു online class ഉകളിലായിട്ട് class ഉകൾ ഉണ്ടായിരുന്നെങ്കിലും പല കുട്ടികൾകും വിദ്യാഭ്യാസം വളരെയധികം പിന്നോക്കത പിന്നാക്ക ഉണ്ടായികൊണ്ടിരുന്നു അന്ന് ഞമ്മൾ

കാലത്ത് പലവർക്കും പല ബുദ്ധിമുട്ടുകളും അനുഭ അനുഭവപെടെണ്ടി വന്നു ഈ അമ്പലങ്ങൾ പള്ളികൾ എല്ലാം അടച്ച്പൂട്ട പുറത്തിറങ്ങാൻപറ്റാത്ത ഒരു അവസ്ഥയിലെക്കാണ് ഞമ്മൾ പോയി കൊണ്ടിരുന്നത് വളരെയധികം ബുദ്ധിമുട്ട് എല്ലാ കാര്യങ്ങൾകൊണ്ടും ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നു ഭക്ഷണത്തിന്ന് പോലും വളരെ അധികം ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു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 ലാഭകരമായി government ന്റീന്ന് കിട്ടുന്ന അരി ഉണ്ടായതകൊണ്ട് ജനങ്ങൾക്ക് പല പലർക്കും പട്ടിണികിടകേണ്ട ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ല അതിനോക്കെ നമ്മൾക് government ഇനോട് ഒരുപാട് നന്ദി പറയേണ്ടി വരും കാരണ വളരെയധികം ജനങ്ങൾബുദ്ധിമുട്ടിയ സമയത്താണ് നമ്മൾക് അന്ന് തന്ന special അരിയും ഗോതമ്പും ഒക്കെ ഉണ്ടായിരുന്നത് കോണ്ടാണ് ഞമ്മൾക്ക് ജനങ്ങൾ അന്ന് ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത്

എന്നാലും പല ബുദ്ധിമുട്ടുകളും നമ്മൾ തരണംചയ്ത്

എന്ത് കഷ്ട്ടപാട് സഹിച്ചായാലും നമ്മൾ corona virus നെ തരണം ചെയ്ത് പഴയ നിലയിൽ എത്തികൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ അന്ന് പനി മൂലം പനി കാരണം പുറത്തിറങ്ങാൻ പറ്റാതെയും ശ്വാസം കിട്ടാത്ത ഒരഅവസ്ഥയു ജനങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തീർന്നു പിന്നെ എന്തെന്നുവെച്ചാൽ ഞമ്മൾക്ക് അന്ന് നമ്മൾക് വേണ്ടി doctor മാരും nurse മാരും അന്ന് പല

അതുകൊണ്ട് അവർക്ക് അവർക്ക് പലർക്കും തന്നെ ഈ രോഗം ബാധിച് ജീവൻ

എന്നാലും അവർക്ക് ജീവൻ നഷ്ടപെട്ടതിൽ നിന്ന് അഭിമാനിക്ക കാരണം എത്രയോ ജനങ്ങളുടെ ജീവൻ അവർ കാരണം രക്ഷപെട്ടു കൊണ്ടിരുന്നിരുന്ന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

ഒന്നാമതായിട്ട് ഞമ്മൾക്ക്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 കാരണം നമ്മളെ virus

hello എല്ലാവർക്കും നന്ദി, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ college life നെ കുറിച്ചാണ്. ഇവിടെ പറയാൻ പോകുന്നത്. college life ചിലർക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയാം colllege life എന്ന് പറയുന്നത്. മമ് അത് അതൊരു വേറെ ഒരു level ആണ്. college life എന്ന് പറയാൻ ഉള്ളത്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു life ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എനിക്കും ഇനി ഇങ്ങനെ ഒരു ഇത് കിട്ടാൻ chance ഇല്ല ജീവിതത്തിൽ. ഞാന് school ൽ പഠിച്ചു, school ള് പഠിച്ചു, അതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് college life ആണ്. പക്ഷേ college life ൽ ഒന്നരവർഷം കൊറോണ കൊണ്ടുപോയി. അത് അത് വളരെ സങ്കടത്തിൽ ആക്കി എന്നെ. വീട്ടിലിരുന്ന് college ൽ പോണ്ടെ സമയത്തൊക്കെ വീട്ടിലിരിക്ക online class attend ചെയ്യുക അതൊക്കെ കുറെ സങ്കടത്തിൽ ആക്കി. അതിന് ഏറ്റവും top ആയിരുന്നു college life പറയാൻ ഉള്ളത്. രാവിലെ first ഭയങ്കര ഇടങ്ങേർ ഉണ്ടായിരുന്നു. ഉം പിന്നെ friends നെ ഒന്നുമറിയില്ല ആരെയും അറിയില്ല നമ്മൾ ഒരു class ൽ പോയിരിക്ക.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 class കേറി, class കേറിയപ്പോഴാണേ full കുട്ടികൾ. അതാണെ രണ്ട് department കുട്ടികളെ class room ൽ കൊണ്ടായിട്ടിക്കാണ്. full പെണ്ണ് boys നെ ആണേൽ കാണാനും ഇല്ല അതിൻ്റെ ഉള്ളിൽ, ഞാൻ ആകെ പേടിച്ചു പോയി, full നോക്കിയപ്പൊ അതിൽ teacher വിളിച്ചു നേരെ അഖിൽ ഈ class ൽ അണോന്ന് ചോദിച്ചു, ആന്ന് പറഞ്ഞു, എന്നാ കേറി വാന്നു പറഞ്ഞു കേറിട്ട് നേരെ front ബെഞ്ചില് ഇരുത്തുവേം ചെയ്തു. അതിനാൽ കുടുങ്ങി ഇല്ലേ പെണ്ണുങ്ങളുടെ മുൻപിലാണെങ്കില് ഞാനാകെ വിറക്കുന്നുണ്ട് ഒക്കെണ്ടെന്ന് മൊത്തത്തിൽ ആകെ ശോകാവസ്ഥ. ആദ്യായിയിട്ടല്ലേ പോണ് college ലേക്ക് അതിൻ്റെ ആയിരിക്കും അങ്ങനെ അവിടെ അങ്ങനെ ഇരുന്നു ആകെങ്ങട്ട് പേടിച്ചു പിന്നെ

എങ്ങട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ചിലവർ ഇങ്ങട്ട് വന്ന് എന്താ പേര് എവിടെ സ്ഥലം അങ്ങനെ ഒക്കെ ചോദിച്ചു എവിടെ ഒക്കയാ പഠിച്ചേന്ന് ഒക്കെ ചോദിച്ചു പിന്നെ അങ്ങനെ പിന്നെ boys നോട് ഒക്കെ കമ്പനി ആയി. boys നോട് ചെലോലെ ഒക്കെ കണ്ടപ്പം തോന്നി ഇവർക്ക് ജാഡയാണ് ഓലു മുണ്ടുല അങ്ങനെ പക്ഷേ പിന്നല്ലേ മനസിലായത് ഓൽക്ക് ഒരു ജാഡയും ഇല്ല ഓല് നല്ല neat ആൾക്കാരാണ് പിന്നെ മനസ്സിലായത് കണുന്ന മാതിരി ഒന്നും അല്ലാ സ്വഭാവം അടിപൊളിയാണെന്ന് മനസ്സിലായത്. അങ്ങനെ കുറെ life. കുറെ ആൾക്കാര് പിന്നെ അതിന്റെ ഇടയില് കുറെ ആൾക്കാരെ admission കിട്ടി പോണു അതിൻറെ ഇടയിൽ accident ആയി അങ്ങനെ കുറെ ദിവസം leave ആയി, അതിനിടെ കുറെ കുട്ടികൾ പോയി. കുറെ കുട്ടികൾ കണ്ട ആൾക്കാരൊക്കെ പോവുകയും ചെയ്തു വേറെ college life ലേക്ക് പോയി അങ്ങനെ admission കിട്ടി വേറെ അങ്ങനെ കുറെ life പിന്നെ അവര്പോയി അങ്ങനെ കുറെ ഇണ്ടാന്ന് കാര്യങ്ങൾ college life പറയാൻ ഉള്ളത്. പിന്നെ അങ്ങോട്ട് കുറച്ച് ആയപ്പത്തിന് എല്ലാവരോടും മുണ്ടി സംസാരിച്ചു friendship ആയി കാര്യങ്ങൾ ആയി college അല്ലെ college ആകുമ്പോൾ എല്ലാവരോടും മുണ്ടണം എല്ലാ department ഇൻ്റെ ആൾക്കാരോടും ഒക്കെ മുണ്ടണം പക്ഷേ അവിടുത്ത life ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. എല്ലാ department ആൾക്കാരോടും company എല്ലാവരോടും മുണ്ടുക ഒന്നുമില്ല ഞാൻ ഈ school ൽ പഠിച്ചപ്പം ഒന്നും എനിക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അനുഭവം school ൽ പഠിച്ചപ്പം class ലെ ഇങ്ങനെ ഇപ്പോ ഒരു contact ഉം എന്നാ school കഴിഞ്ഞിട്ടാണെ ഇപ്പം oru contact ഉം വലിയ contact ഒന്നുമില്ല പക്ഷേ college കഴിഞ്ഞപ്പോൾ അവിടുത്തെ അവിടെ ഉണ്ടാകുന്ന friends നെ ഒക്കെ ഇപ്പളും contact ചെയ്യലുണ്ട്. അതൊരു വേറെ ഒരു ഇത് അതാ പറയുന്നെ college ൽ നമ്മൾ എന്തായാലും പഠിക്കണം. പഠിക്കണം എന്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു life കലാ life ജീവിത life അനുഭവപ്പെട്ടത് college life ആണ്. അടിപൊളിയാണ് ഒന്നാമത്തെ teacher മാരുടെ ഇടയിൽ teacher മാരും ഒരു friendly ആയിട്ട് teacher മാര്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 ഞാനാ പഠിച്ച് അലമ്പ് കുറെ കുട്ടികൾ അലമ്പായി നടന്നിരുന്നു അവിടെ first time ലൊക്കെ പിന്നെയൊക്കെ അവർ, ഞാനൊക്കെ പത്തിരുപത് supply ഒക്കെ college ലേക്ക് പഠിക്കണമെന്ന ആഗ്രഹം ഒന്നും ഉണ്ടായില്ല college life എന്താന്നറിയാൻ വേണ്ടി ഞാൻ പോയതാണ് പക്ഷേ എന്തോ ഭാഗ്യത്തിന് full pass ആവുകയും ചെയ്തിരിന്ന്. അങ്ങനെ ഞങ്ങൾ class ലെ മുഴു വിദ്യാർത്ഥികൾ ഒക്കെ അങ്ങനെ പാസായി full degree മൊത്തം complete ചെയ്തു എല്ലാവരും pass ആയി അങ്ങനെ പക്ഷേ അതിൻറെ ഇടയിൽ കുറെ കൊറോണ വന്ന്, കൊറോണ വന്ന് മൊത്തത്തിലും മനുഷ്യനെ മനുഷ്യൻറെ ജീവിതത്തിലേക്ക് first year ല് എന്താ പറയാ class തൊടത്ത് തന്നെ august september മാസത്തിലാ അത് january ആയപ്പത്തിന് തന്നെ കൊറോണ വന്ന് അതു പോയി അത് പോയിട്ട് പിന്നെ ഒന്നര കൊല്ലം പിറ്റേ കൊല്ലം december october ഒക്കെ ആയിട്ട് january ല് february ല് ഒക്കെ ആയിട്ടാണ് class തൊടത്തത് അത് ഒരു വർഷം last പോയി. second year last പോയി second year കണ്ടത് തന്നെയില്ല. ഒന്നും കണ്ടില്ല പിന്നെ third yearthird year ലും first പോയി third year ല് class തൊടുത്തത് october ൽ ഒക്കെയാണ് അതിലും പോയി കുറെ

പിന്നെന്താ college ൽ ഉണ്ടാവുമ്പോൾ അടി അടികൾ കണ്ടമാനം അല്ലേ കണ്ണടിച്ചു കുത്തി പരത്തുന്ന എന്തുമാതിരി അടി മനുഷ്യന്മാരെ തല്ലുന്നു അതൊക്കെ കാണാൻ തന്നെ വേറെ level ആയിരുന്നു college ലൊക്കെ. പിന്നെ എല്ലാവരോടും എല്ലാ class room ലും കേറിച്ചെല്ലുക അങ്ങനെ ഒര് freedom ആരും തല്ലു ഒന്നുമില്ല teacher മാരെ തല്ലുവോന്നുമില്ല സ്കൂളിലത്തെമാരി ചിലയിടങ്ങളിലെ class ൽ കേറുകില്ല food കഴിക്കാൻ പോകും അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകും. അങ്ങനെയായിരുന്നു കുറച്ചു നേരം ആയപ്പോ എനിക്ക് ആദി കുറച്ചൊ കുഴപ്പം ആരുന്നു ഞാൻ ഇടയ്ക്ക് ഒന്ന് college ലേക്ക് ഒന്നും പോകുന്നില്ല അങ്ങനെ വെളിയിലിരിക്കും പിന്നെ പിന്നെ ആകെ സങ്കടായി college ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് leave ആകേണ്ടില്ലന്നു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 അതേ മാരി കുറെ ആൾക്കാരൊക്കെ ഇപ്പോ contact ഒക്കെ ഉണ്ട് എന്തായി കുറെ ആൾക്കാര് ഗൾഫിൽ പോയി കുറെ ആൾക്കാര് വേറെ ജോലിക്ക് ഒക്കെ കേറി കുറെ ആൾക്കാര് പഠിക്കുണു നമ്മൾ ഇവിടെ ഇങ്ങനെ നിക്കുണു അങ്ങനെ ഒക്കെ കുറെ അവസ്ഥകൾ ഉണ്ടായി. teacher മാരും contact ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തായി എന്താ പരിപാടി അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെആയിരുന്നു കാര്യം, പിന്നെ teacher മാരും വരും അല്ലെങ്കിൽ എന്തെങ്കിലും birthday ഉണ്ടെങ്കിൽ ഓന്റെ വക കേക്ക് കിട്ടും. അല്ലേൽ ആരെങ്കിലും നോക്കി നടക്കും പിയാന് ഓന്റടുത്ത് പൈസ ഉണ്ടാവും google pay അല്ലേ google pay ഒക്കെ time അല്ലേ phone പിന്ന് number മേടിക്കാ selfie എടുക്കാ അതു തന്നെ പരുപാടി എന്നിട്ട് പോവാ അല്ലെങ്കിൽ food കഴിക്കാൻ പൈസയില്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങള് food കൊണ്ടുവരും ഓളട പാത്രത്തിൽ കൈ ഇടുക കഴിക്കുക, അതൊക്കെ അതൊക്കെ ഓർക്കുമ്പോ തന്നെ

dance കളിക്കുന്നത് പെണ്ണുങ്ങളുടെ മുമ്പിൽ show കാട്ടി നടക്കുന്നത് ചിലപ്പ line ആട്ടി വരു show കാട്ടി നടക്കാന് പെണ്ണുങ്ങളുടെ മുമ്പില് വർത്താനം കേട്ടാലോ അലാക്കിന്റ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 എനിക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇനി college ല് പഠിക്കാൻ പൂതിയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങൾ college പോകോണ്ടു college life enjoy ചെയ്യണം college life എന്തായാലും enjoy ചെയ്യണം, അത് ഒന്നും ഒഴിവാക്കരുത് നിങ്ങള് plus two കഴിഞ്ഞ ഉടനെ പഠനം നിർത്തിയിട്ട് നിങ്ങൾ പണിക്കു പോകാൻ ഒന്ന് തീരുമാനിക്കരുത് college ൽ ഒന്ന് പഠിച്ചു നോക്ക് college life എങ്ങനെ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും college life ഒരു മനുഷ്യനും ഇതുവരെ

ചിലര് line set ആക്കാൻ നടക്കുന്നു അത് അതുക്കും മേലെ ചിലര് first year വരാൻ കാത്തുക്കുണു, അവര് പിന്നാലെ നടക്കുന്നു പിന്നാലെ വരാന്തയില് നടക്കുന്നു. സാറന്മാര് പൊക്കണു അങ്ങനെ കുറെ സംഭവങ്ങള് അതിന് ഇടയല് ചിലര് line ആക്കുന്നത് കൂട്ടുകാർ അറിയില്ല കൂട്ടുകാര് അറിഞ്ഞാൽ scene ആണ്. കൂട്ടുകാർ അറിഞ്ഞാൽ ആളെയിടയിൽ ഇട്ട് വഷളാക്കും അതാ നിൻ്റെ line പോണു അതാ പോണു അങ്ങനെ പേരൊക്കെ പറഞ്ഞു തന്നെ മടിയാകും ആകെ അതാകും, ചിലവരെ class ൽ ഇട്ടിട്ട് teacher മാരുടെ ഇടയിൽ ഇട്ടിട്ട് ഇതാക്കണു ഇതാണ് line അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇതിൽ അത് വേറെ , അങ്ങനെയൊക്കെയാണ് അതൊക്കെ പിന്നെ എങ്ങനെ വഷളായാലും ആ life ഒരു വേറെ life ആയിരുന്നു. ഒരു അടിപൊളിയായിരുന്നു എനിക്കൊന്നും മറക്കാൻ കഴിയില്ല അടിപൊളി life ഏനു ഇനി കിട്ടില്ല ഇനിയിപ്പോ എന്താ ഇനിയിപ്പോ നമ്മള് പഠിത്തം കഴിഞ്ഞു പോയി.

plus two വിനെ കാട്ടിലും plus two പത്താം ക്ലാസ് പഠിച്ചതിനെക്കാട്ടിലും ഏറ്റവും top ആയിരുന്നു degree life എന്ന് പറയാനുള്ളത്. ചിലർക്ക് plus two life, plus two വരെ പഠിച്ചിട്ടുണ്ടാവും, ഓർക്ക് plus two അടിപൊളി, പക്ഷെ degree പഠിച്ചാല് ഏറ്റവും

അഹ് ഉം ഇപ്പോഴും വർക്ക് ഒന്നുമില്ലേ? നേരത്തെ ഏതാണ്ട് ഫർമസിയിൽ എന്തൊക്കെയാ പറഞ്?

അച്ഛന് ഇതേപോലെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നുഇവര് പറഞ്ഞു ഇൻഷുറൻസ് വല്ലതും ഉണ്ടോന്ന്അ പ്പോ ഞങ്ങളുടെ കൈയിൽ അല്ലാതെ ഇങ്ങനെ ഇൻഷുറൻസും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ കൈയിൽ ഉള്ളതേ എന്ന് പറയുമ്പോഴേ ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇത് ഉണ്ടായിരുന്ന ആയുഷ്മാൻറെ, ഹെൽ ത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു. അതിപ്പം അതിന്റെ ഒരു ഇൻഷുറൻസെ ഉള്ളായിരുന്നു. അതാവുമ്പോ വെളിയിൽ നിന്ന് മരുന്ന് മേടിച്ചാൽ കുറച്ച പൈസ കൊടുത്താൽ മതിയല്ലോ.

പിന്നെ സർക്കാർ ഓഫീസുകളിൽ ഒക്കെ അത്യാവശ്യം നല്ല benefit കിട്ടുന്നുണ്ട്. ആ കാർഡ് കൊണ്ടുവരുമ്പോ. അപ്പോ അത് മാത്രമേ ഉള്ളു. വെളിയിൽ നിന്നൊക്കെ നല്ലപോലെ medicine ഉണ്ട്. അപ്പോ അതിന് അത്രേം കിട്ടത്തില്ല. അതായത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോ അത്രേം പൈസ ഒക്കെയേ.

ഹാ

ഇൻഷുറൻസ് എടുക്കുന്നത് അപ്പോ നല്ലതാ ല്ലേ എപ്പോഴാ ആവശ്യം വരുന്നത് എന്ന പറയാൻ പറ്റൂല.

ഹാ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയുന്ന പൈസ തന്നെ അല്ലെ നമ്മുക് കിട്ടുന്നെ?

ഓപ്പോ. അപ്പോ കറക്റ്റ് നമ്മൾ നോക്കി ഇത്, ബാങ്കിനെ കാട്ടും നല്ലത് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് എടുക്കുന്നതാണോ?

ഇതിപ്പോ അതിൽ ഇൻവെസ്റ്റ് ചെയുന്നത് എങ്ങനാ? മോന്ത്ൽി ആണോ അവര് പറയുവോ?

ഇൻഷുറൻസ് ഉള്ളത് എന്നൊക്കെ പറയുന്നത് വണ്ടിക്ക ആണ്. വണ്ടി ഇടയ്ക്ക ഒന്ന് പോയി തട്ടിയായിരുന്നു. അത് ഒരു വിഷയം ആയി. കേസ് ആകിയായിരുന്നു. നമ്മക് വണ്ടിക് ഇച്ചിരി പണി ഉണ്ടായിരുന്നു.

അപ്പോ വണ്ടിയിൽ ഒക്കെ ഇൻഷുറൻസ് വേണം എന്നാണ് നീ പറയുന്നേ. ആഹ് അതാ വണ്ടി ഇടിക്കുമ്പോഴാ കൂടുതൽ വേണ്ടത്. കാരണം അപ്രത്യക്ഷ്യമായിട് നമ്മുടെ കൈയിൽ നിന്ന് പറ്റുന്നതല്ലേ. അപ്പോ പെട്ടന് ഇന്ന പോലെ പറ്റുമ്പോ നമ്മുടെ കൈയിൽ പൈസ കനത്തിലായിരിക്കും അപ്പോ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത്രേം നല്ലത് ആയിരിക്കും. വണ്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ ആവുമ്പൊ അങ്ങനാ. നല്ല കാര്യങ്ങളെ. car ഒക്കെ വെര്ച്വല് നല്ല പൈസ ആവും ല്ലേ. അതിനൊക്കെ നല്ല ഇൻഷുറൻസ് ഒക്കെ കിട്ടും എന്ന പറയുന്ന്നു. മ്മ്ഹ. അപ്പൊ ഈ ലൈഫ് ഇൻഷുറൻസിന്റെ എങ്ങനാ?

അഹമ് അപ്പോ ആവശ്യം ഉള്ള പൈസ അവര് കൊടുക്കും അല്ലെ? ok അഹ്. extra പൈസ കിട്ടും അല്ലെ? ആഹ്. അതെല്ലാം നല്ല കാര്യങ്ങളൊക്കെയാ അഹ്. ആഹ്ഹ